സി C ലെ 2ഡൈമെൻഷണൽ അറേയ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് 2ഡൈമെൻഷണൽ അറേ
ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 2 ഡൈമെൻഷണൽ Arrayയുടെ ആമുഖത്തോടെ തുടങ്ങാം
റോവ് കോളം മാട്രിക്സ് ലാണ് 2 ഡ് അറേയ്സ് സ്റ്റോർ ചെയ്യുന്നത്
ഇടത്തേ ഇൻഡെക്സ് റോവ് യെ കാണിക്കുന്നു
വലത്തേ ഇൻഡെക്സ് കോളം സൂചിപ്പിക്കുന്നു
സി Cലെ ഒരു matrixന്റെ അല്ലെങ്കിൽ അറേ യുടെ ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും പൂജ്യമായിരിക്കും
ഇവിടെ റോവ് കോളം matrixലുള്ള ഒരു 2 ഡൈമെൻഷണൽ അറേ കാണാം
ആദ്യത്തെ ഇൻഡെക്സ് 0 2 ഡൈമെൻഷണൽ അറേ ഡിക്ലയർ ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
ഇതിന്റെ ഘടന data ടൈപ്പ് അറേ യുടെ പേര് റോവ് കോളം
ഉദാഹരണം 2 റൌസ് ഉം 3 കോളംൻസ് ഉം ഉള്ള നം എന്ന ഒരു 2 ഡൈമെൻഷണൽ അറേ ഡിക്ലയർ ചെയ്തിരിക്കുന്നു
ഇപ്പോൾ ഒരു ഉദാഹരണം കാണാം
പ്രോഗ്രാം നേരത്തേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് 2ഡ് ഹൈഫൻ അറേ ഡോട്ട് c ഈ പ്രോഗ്രാമിൽ രണ്ട് 2 ഡൈമെൻഷണൽ arrayയുടെ elementsന്റെ തുക കാണുന്നു
കോഡ് വിശദമാക്കട്ടെ
ഇത് നമ്മുടെ ഹെഡർ ഫയൽ
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ വേരിയബിളുകൾ ഇ j ഡിക്ലെയർ ചെയ്യുന്നു
എന്നിട്ട് 3 rowsഉം 4 columnsഉം ഉള്ള നം1 ഡിക്ലെയർ ചെയ്യുന്നു
വീണ്ടും 3 rowsഉം 4 columnsഉം ഉള്ള num2ഉം
നം1 നം2 എന്നിവ 2 ഡൈമെൻഷണൽ അറേയ്സ് ആണ്
നം1 matrixന്റെ എലിമെന്റ്സ് യൂസർ ഇൻപുട്ട് ആയി സ്വീകരിയ്ക്കുന്നു
എലിമെന്റ്സ് row വൈസ് ആയി സ്റ്റോർ ചെയ്യുന്നു
i rowയും j columnവും സൂചിപ്പിക്കുന്നു
ഈ ഫോർ ലൂപ്പ് iയെ പൂജ്യം മുതൽ രണ്ട് വരെ റണ് ചെയ്യിപ്പിക്കാനുള്ള കൺഡിഷൻ പരിശോധിക്കുന്നു
ഈ ഫോർ ലൂപ്പ് jയെ പൂജ്യം മുതൽ മൂന്ന് വരെ റൺ ചെയ്യിപ്പിക്കാനുള്ള കൺഡിഷൻ പരിശോധിക്കുന്നു
ഇത് പോലെ നം 2ന്റെ എലിമെന്റ്സ് ഉം യൂസർ ഇൻപുട്ട് ആയി സ്വീകരിയ്ക്കുന്നു
ഇവിടെ മാട്രിക്സ് നം1 കാണിക്കുന്നു
ടെർമിനലിൽ മാട്രിക്സ് നിരയിലാക്കുന്നതിനായി പെർസെന്റ് 3ഡ് ഉപയോഗിക്കുന്നു
ഇവിടെ മാട്രിക്സ് നം2 കാണിക്കുന്നു
എന്നിട്ട് നം1 നം2 മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി ഫലം കാണിക്കുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ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
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് 2ഡ് ഹൈപ്പൻ അറേ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് ആർ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് ആർ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
Enter തെ എലിമെന്റ്സ് ഓഫ് 3 ഇന്റോ 4 അറേ നം1 എന്ന് കാണുന്നു
മൂല്യങ്ങൾ എന്റർ ചെയ്യുന്നു

enter തെ എലിമെന്റ്സ് ഓഫ് 3 ഇന്റോ 4 അറേ നം2 കാണുന്നു
മൂല്യങ്ങൾ എന്റർ ചെയ്യുന്നു

ഔട്ട്പുട്ട് കാണുന്നു
ഇവിടെ നം1 മാട്രിക്സ് കാണാം
ഇവിടെ നം2 matrixഉം
ഇത് num1ന്റെയും num2ന്റെയും തുക
ഇതേ പ്രോഗ്രാം Cൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം
പ്രോഗ്രാം നേരത്തേ തയ്യാറാക്കിയിട്ടുണ്ട് അത് തുറന്ന് വിശദമാക്കാം
2 ഡൈമെൻഷണൽ അറേയ്സ് ഇൻ C പ്രോഗ്രാമിതാണ്
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് 2ഡ് ഹൈഫൻ അറേ ഡോട്ട് സിപിപി ഡോട്ട് സിപിപി എക്സ്റ്റൻഷൻ ആണ്
കോഡ് വിശദമാക്കട്ടെ
അയോസ്ട്രീം ഹെഡർ ഫയലിതാണ്
ഇത് യൂസിങ് സ്റ്റേറ്റ്മെന്റ്
ഇത് മെയിൻ ഫങ്ഷൻ
C ൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനായി കൌട്ട് ഉപയോഗിക്കുന്നതിനാൽ ഇവിടെ നമുക്ക് കൌട്ട് ഫങ്ഷൻ ഉണ്ട്
എന്നിട്ട് സിൻ ഫങ്ഷൻ
Cൽ ഒരു വരി റീഡ് ചെയ്യാൻ സിൻ ഉപയോഗിക്കുന്നു
ഇവിടെ 4 spacesന് സമമായ ഹോറിസോണ്ടൽ ടാബിന് വേണ്ടി t ഉപയോഗിക്കുന്നു
കോഡിന്റെ ബാക്കി ഭാഗം C കോഡിന്റെത് പോലെയാണ്
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരികെ വരിക
പ്രോംപ്റ്റ് വൃത്തിയാക്കുന്നു
കംപൈൽ ചെയ്യാൻ g സ്പേസ് 2ഡ് ഹൈപ്പൻ അറേ ഡോട്ട് സിപിപി ഹൈഫൻ o സ്പേസ് ആർ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് ആർ1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇവിടെ Enter തെ എലിമെന്റ്സ് ഓഫ് 3 ഇന്റോ 4 അറേ നം1
എന്ന് കാണുന്നു
മൂല്യങ്ങൾ നല്കുന്നു
Enter തെ എലിമെന്റ്സ് ഓഫ് 3 ഇന്റോ 4 അറേ നം2 എന്ന് കാണുന്നു
മൂല്യങ്ങൾ നല്കുന്നു
ഔട്ട്പുട്ട് കാണുന്നു
നം1 നം2 മെട്രിക്സുകൾ കാണാം
ഇത് num1ന്റേയും num2ന്റേയും തുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് തിരികെ വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു 2ഡ് arrayൽ എലിമെന്റ്സ് നല്കുന്നത്
2ഡ് അറേ പ്രിന്റ് ചെയ്യുന്നത്
2ഡൈമെൻഷണൽ arrayയുടെ തുക കാണുന്നത്
ഒരു അസ്സൈന്മെന്റ് യൂസറിൽ നിന്ന് ഇൻപുട്ട് ആയി 2ഡൈമെൻഷണൽ അറേയ്സ് സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുക
അവ വ്യവകലനം ചെയ്ത് ഫലം കാണുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി